ഹലോ ലിനക്സിലെ സിംമ്പിൾ ഫീൽട്ടേര്സിനെ കുറിച്ചുള്ള സ്പോക്കൺ റ്റ്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹെഡ് ടെയിൽ സോർട്ട് കട്ട് എന്നിവയെ കുറിച്ചാണ്
ഇവയെല്ലാം കമാൻഡ് ലൈൻ ടെക്സ്റ്റ് മാറ്റുന്നതിനുള്ള ടൂൾസ് ആണ്
നിങ്ങൾ ടെര്മിനലിൽ ഒരു ഹാഷ് ചിഹ്നം കാണുന്നുവെങ്കിൽ ആ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി നിങ്ങൾ റൂട്ട് ആകേണ്ടതുണ്ട്
സുഡോ സു അല്ലെങ്കിൽ സു റൂട്ട് ടെര്മിനലിൽ നിങ്ങൾ ഒരു ഡോളർ ചിഹ്നം കാണുന്നു എങ്കിൽ നിങ്ങൾ ആ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാധാരണ യൂസർ ആയിരിക്കാം
നിങ്ങൾ ഒരു ഡിഫാൾട്ട് ഇൻസ്റ്റലേഷൻ ആണ് നടത്തിയത് എന്ന് ഞാൻ കരുതുന്നു
കൂടാതെ ഫയൽസ് സേവ് ചെയ്യപ്പെടുന്ന ഇടത്തെ ഒരു പാത്തും മാറ്റിയിട്ടില്ല എന്നും
ഈ ട്യൂട്ടോറിയലിനായി ഞാൻ ഉപയോഗിക്കുന്നത് ലിനക്സ് ആണ്
ഈ പാഠഭാഗം പഠിക്കുവാൻ മുൻ കൂട്ടി ആവശ്യമായുള്ളത് മൌസും കീബോർഡൂം വിൻഡോയിലെ മിനിമൈസ് ചെയ്യുവാനും മാക്സിമൈസ് ചെയ്യുവാനുമുള്ള ബട്ടണുകളും ഉപയോഗിക്കുവാനുള്ള കഴിവാണ്
ഡിഫാൾട്ട് ആയി ഫയലിന്റെ ആദ്യ 10 വരികൾ ഡിസ്പ്ലേ ചെയ്യുന്നതിനായി നമ്മൾ ഹെഡ് കമാൻഡ് ഉപയോഗിക്കുന്നു തുടർന്ന് ഒരു ആസ്കി ഫയൽ നെയിം നമുക്ക് ഒരു ഫയൽ നിർമ്മിക്കാം
ആപ്ലിക്കേഷന്സ് ജിടി ആക്സസറീസ് ജിടി ടെക്സ്റ്റ് എഡിറ്റര്ലേക്ക് പോകുക
സമയം ലാഭിക്കുന്നതിനായി ഞാൻ ഈ നമ്പറുകൾ മുൻപേ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഞാനത് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യട്ടെ Fileലെ Saveൽ ക്ലിക് ചെയ്യുക ഫയലിൽ നമ്പേര്സ് ഡോട്ട് ടിഎക്സ്ടി എന്ന പേര് നൽകി സേവ് ക്ലിക് ചെയ്യുക
ഈ ഫയൽ ക്ലോസ് ചെയ്യുക
ഇപ്പോൾ ആപ്ലിക്കേഷന്സ് ജിടി ആക്സസറീസ് ജിടി ടെര്മിനല്ലേക്ക് പോകുക
നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫയൽ കാണുവാൻ ശ്രമിച്ചു നോക്കാം എൽഎസ് എന്ന് ടൈപ് ചെയ്ത് എന്റർ അമർത്തുക ഇവിടെ നമ്മൾ ചെയ്തത് നമ്മുടെ ഹോം ഡയറക്ടറിയിലുള്ള എല്ലാ ഫോൾഡറുകളും ഫയലുകളും ലിസ്റ്റ് ചെയ്യുവാനാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ നിർമിച്ച ഫയലിന്റെ ഉള്ളടക്കം വായിക്കുന്നതിനായി കാട്ട് കമാൻഡ് ഉപയോഗിക്കാം
കാട്ട് n u എം ഫയൽ നെയിം തനിയെ പൂരിപ്പിക്കുന്നതിനായി ടാബ് അമർത്തുക
എന്ററിൽ അമർത്തുക ഇത് തന്നെ നമുക്ക് ഹെഡ് കമാൻഡ് ഉപയോഗിച്ചും ചെയ്തു നോക്കാം ഹെഡ് നമ്പേര്സ് ഡോട്ട് ടിഎക്സ്ടി എന്റർ ഇപ്പോൾ ആദ്യ 10 വരികൾ പ്രദർശിപ്പിക്കുന്നു
നമ്മൾ ആദ്യ 5 വരികളാണ് കാണുവാൻ ആഗ്രഹിക്കുന്നവെങ്കിൽ ഹെഡ് കമാൻഡിനും ഫയലിനും ഇടയിൽ ഹൈഫൻ ന്5 ഓപ്ഷൻ ഉപയോഗിക്കുക
അപ് ആരോ ഹൈഫൻ ന്5 എന്റർ ഇവ അമർത്തുക
ഇപ്പോൾ ആദ്യ 5 വരികൾ മാത്രം പ്രദർശിപ്പിക്കുന്നു
നമുക്ക് അവതരണത്തിലേക്ക് മടങ്ങി വരാം ടെയിൽ കമാൻഡ് ഹെഡ് കമാൻഡിന് നേരേ എതിരായി പ്രവർത്തിക്കുന്നു ഡിഫാൾട്ടായി ഒരു ഫയലിലെ അവസാന 10 വരികൾ പ്രദർശിപ്പിക്കുന്നു
ടെർമിനലിലേക്ക് മടങ്ങുന്നതിനായി ഞാൻ ALTഉം Tabഉം അമർത്തുന്നു ടെയിൽ നമ്പേര്സ് ഡോട്ട് ടിഎക്സ്ടി നമുക്ക് അവസാന 5 വരികൾ മാത്രമേ കാണേണ്ടതുള്ളൂവെങ്കിൽ ടെയിൽ കമാൻഡിനും ഫയലിനും ഇടയിൽ ഹൈഫൻ ന്5 ഓപ്ഷൻ ഉപയോഗിക്കുക
ഹൈഫൻ ന്5 എന്റർ സ്ലൈഡ്സിലേക്ക് പോകുക ഒരു സിസ്റ്റത്തിൽ നടന്ന ഇവന്റുകൾ ഉൾകൊള്ളുന്നതാണ് ഒരു ലോഗ് ഫയൽ ഔത്ത് ഡോട്ട് ലോഗ് ഫയൽ ലോഗിന് ചെയ്തവരുടേയും ലോഗ് ഔട്ട് ചെയ്തവരുടേയും ലോഗ്സ് മെയിന്റയിന് ചെയ്യുന്നു
ടെയിൽ കമാൻഡിന്റെ ഏറ്റവും ഉപയോഗപ്രദമായ ഓപ്ഷൻ ഒരു ലോഗ് ഫയലിന്റെ ടെയിൽ കാണുന്നതിനായുള്ള ഹൈഫൻ f ഓപ്ഷന്റെ ഉപയോഗമാണ്
ലോഗ് ഫയലിന്റെ അവസാനം ഒരു വരി കൂടി ചേർത്താൽ ടെയിൽ കമാൻഡ് അത് അവസാന വരിയായി എടുക്കുന്നതും ഡിഫാൾട്ടായി അതിനു മുകളിലുള്ള 10 വരികൾ പ്രദർശിപ്പിക്കുന്നതുമായിരിക്കും ടെർമിനലിലേക്ക് പോകുക ടെയിൽ ഹൈഫൻ f ഫോർവാർഡ് സ്ലാഷ് വാർ ലോഗ് ഔത്ത് ഡോട്ട് ലോഗ് ഞാൻ ഈ ടെർമിനൽ റിസൈസ് ചെയ്യട്ടെ നമുക്ക് മറ്റൊരു ടെർമിനൽ തുറക്കാം ആപ്ലിക്കേഷന് ജിടി ആക്സസറീസ് ജിടി ടെര്മിനൽ ഞാൻ ഈ ടെർമിനൽ റിസൈസ് ചെയ്യട്ടെ അപ്പോൾ ഒരു ലോഗ് ഫയലിന്റെ അവസാന വരിയെ ടെയിൽ എങ്ങനെയാണ് പിന്തുടരുക എന്ന് ഒരൊറ്റ വിന്ഡോയിൽ നിങ്ങൾക്ക് കാട്ടിത്തരാൻ എനിക്കാകും
നിങ്ങൾ സ്വയം സു ശ്രമിച്ച് നോക്കുക എന്റർ അമർത്തുക തെറ്റായ ചില പാസ് വേഡ് നല്കുക
എന്റർ അമർത്തുക ടെയിൽ റൺ ചെയ്തു കൊണ്ടിരിക്കുന്ന ടെർമിനലിൽ ഒരു പുതിയ ലോഗ് ചേർത്തതായി നിങ്ങൾ കാണും
ഡേറ്റ് ആംപ് ടൈം സൂചിപ്പിക്കുന്നത് എപ്പോഴാണ് ഓഥന്റിക്കേഷൻ ഫെയിലിയർ നടന്നത് എന്ന് സിസ്റ്റം ഡേറ്റും ടൈമും പരിശോധിക്കുന്നതിനായി ഡേറ്റ് ടൈപ്പ് ചെയ്യുക പിന്നീട് എന്റർ അമർത്തുക ഈ ടെർമിനൽ ക്ലോസ് ചെയ്യുന്നതിനായി ടൈപ് എക്സിറ്റ് റൺ ചെയ്തു കൊണ്ടിരിക്കുന്ന ടെയിൽ കമാൻഡ് ക്ലോസ് ചെയ്യുന്നതിനും സ്ക്രീൻ മാക്സിമൈസ് ചെയ്യുന്നതിനും CTRL C അമർത്തുക
മുൻ ഉദാഹരണത്തിൽ നമ്മൾ ഔത്ത് ഡോട്ട് ലോഗ് ഫയൽ മാത്രമാണ് കണ്ടത്
ഇവയാണ് ലിനക്സിൽ പൊതുവായി ഉപയോഗിയ്ക്കുന്ന ലോഗ് ഫയലുകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പ്രശ്ന കാരണം കണ്ടെത്തുന്നതിനായുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒരു ലിനക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഈ ലോഗ് ഫയലുകൾ നോക്കും പേര് സൂചിപ്പിക്കുന്നത് പോലെ സോർട്ട് കമാൻഡ് നമുക്ക് വേണ്ടി ഫയൽ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും സോർട്ട് ചെയ്യുന്നു
സോർട്ട് നമ്പേര്സ് ഡോട്ട് ടിഎക്സ്ടി
ഇത് നമ്മുടെ നമ്പേര്സ് ഡോട്ട് ടിഎക്സ്ടി ഫയൽ ആരോഹണ ക്രമത്തിൽ സോർട്ട് ചെയ്യുന്നു
അവിടെ അപരിചിതമായ ചിലത് ശ്രദ്ധിയ്ക്കുക സോർട്ട് ആദ്യ ക്യാരക്ടർ മാത്രമാണ് സോർട്ട് ചെയ്യുന്നതിനായി എടുക്കുന്നത് അപ്പോൾ 10 11 12 എന്നിവ 2 നു മുൻപ് പ്രത്യക്ഷപ്പെടുന്നു
ഇത് ഒഴിവാക്കുന്നതിനായി ഹൈഫൻ n എന്ന ഓപ്ഷൻ കൂട്ടി ചേർക്കുക പിന്നീട് എന്റർ അമർത്തുക ഇപ്പോൾ സോർട്ട് ചെയ്യുന്നതിനായി സോർട്ട് മുഴുവൻ സംഖ്യയും നോക്കുന്നു
നംബർ ഡോട്ട് ടിഎക്സ്ടി തിരിച്ചുള്ള ക്രമത്തിൽ സോർട്ട് ചെയ്യുന്നതിനായി ഹൈഫൻ r എന്ന ഓപ്ഷൻ കൂടി ചേർക്കുക
നമുക്ക് ഈ ഫയലിൽ ആവർത്തിച്ച് വരുന്ന സംഖ്യകളുണ്ട് അനന്യമായ സംഖ്യകൾ മാത്രം തിരഞ്ഞ് എടുക്കുന്നതിനായി മറ്റൊരു ഓപ്ഷൻ ഹൈഫൻ u കൂട്ടി ചേർക്കുക
ടെർമിനലിലേക്ക് പോകുക അപ് ആരോ U എന്റർ ചെയ്യുക മുൻപ് രണ്ട് 2 കൾ പ്രദർശിപ്പിച്ചിരുന്നു
ഇപ്പോൾ ഒരു 2 മാത്രമേ പ്രദർശിപ്പിക്കുന്നുള്ളൂ
ഇപ്പോൾ നമുക്ക് ഒരു ഫയൽ ഒരു പ്രത്യേക കോളത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സോർട്ട് ചെയ്യുക എന്ന് നോക്കാം
നമുക്ക് ഒരു ഫയൽ നിർമിക്കുകയും അതിൽ താഴെ കാണിച്ചിരിക്കുന്നത് പോലെ എന്റർ ചെയ്യുകയും ചെയ്യാം
ആപ്ലിക്കേഷൻസ്gt ആക്സസറീസ് ജിടി ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് പോകുക
ഡേറ്റ മുൻപേ തന്നെ മറ്റൊരു ഫയലിലായി എന്റെ പക്കലുണ്ട് സമയ ലാഭത്തിനായി ഞാനത് കോപ്പി ആംപ് പേസ്റ്റ് ചെയ്യാം CTRLC CTRLV
ഫയൽ അത് മാർക്ക്സ് ഡോട്ട് ടിഎക്സ്ടി ആയി സേവ് ചെയ്യുക Saveക്ലിക് ചെയ്യുക ഈ ഫയലിലുള്ള സ്പെഷ്യൽ ക്യാരക്ടേര്സ് പരിഗണിക്കേണ്ടതില്ല ആരെങ്കിലും അവർക്ക് കുറഞ്ഞ മാർക്ക് കൊടുത്തത്തിന്റെ പേരിൽ എന്നെ വിചാരണ ചെയ്യുവാൻ ഞാനാഗ്രഹിക്കുന്നില്ല
ഈ ഫയൽ ക്ലോസ് ചെയ്യുക നമുക്ക് മാർക്ക്സ് ഡോട്ട് ടിഎക്സ്ടി ഫയലിന്റെ രണ്ടാമത്തെ കോളത്തെ അടിസ്ഥാനമാക്കി സോർട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് മടങ്ങി പോകുക
സോർട്ട് സ്പേസ് മാർക്ക്സ് ഡോട്ട് ടിഎക്സ്ടി സ്പേസ് ഹൈഫൻ t സ്പേസ് ഓപ്പൻ ഇൻവെർട്ടഡ് കമ്മാസ് സ്പേസ് ക്ലോസ് ഇൻവെർട്ടഡ് കമ്മാസ് സ്പേസ് ഇവിടെ ഹൈഫൻ t ഡിലിമീറ്ററിന് വേണ്ടി നിലകൊള്ളുന്നു
കൂടാതെ ക്വോട്ട്സുകൾക്കിടയിലുള്ള സ്പേസ് അതിനെ പ്രതിനിധീകരിക്കുന്നു
സോർട്ട് നടത്തുന്ന രണ്ടാമത്തെ കോളത്തിന് വേണ്ടിയുള്ളതാണ് ഹൈഫൻ കെ2 എന്റർ അമർത്തുക കാട്ട് മാർക്ക്സ് ഡോട്ട് ടിഎക്സ്ടി ഇതാണ് ഒറിജിനൽ ഫയൽ അവിർ മുകളിലേക്കും ബാല താഴേക്കും മാറിയതായി നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് രണ്ടാമത്തെ കോളത്തെ മാത്രം അടിസ്ഥാനമാക്കി നമ്മൾ സോർട്ട് ചെയ്തപ്പോൾ സംഭാവിച്ചതാണ്
കട്ട് കമാൻഡ് ഒരു ഫയലിൽ നിന്നും ചില വിവരങ്ങൾ കട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്നു
നമുക്ക് മാർക്ക്സ് ഡോട്ട് txtൽ നിന്നും പേരുകൾ മാത്രം അടർത്തി എടുക്കാം നമുക്ക് ടെർമിനലിലേക്ക് പോകാം ALT Tab കട്ട് സ്പേസ് മാർക്ക്സ് ഡോട്ട് ടിഎക്സ്ടി സ്പേസ് ഹൈഫൻ d സ്പേസ് ഓപ്പൻ ഇൻവെർട്ടഡ് കമ്മാസ് സ്പേസ് ക്ലോസ് ഇൻവെർട്ടഡ് കമ്മാസ് സ്പേസ്
ഇവിടെ കട്ട് കമാന്ഡിൽ d ആണ് ഡിലിമീറ്റർ കൂടാതെ സ്പേസ് ഇന്ബിറ്റ്വീന് ദി ക്വോറ്റ്സ് ഡിലിമീറ്ററിനെ പ്രതിനിധാനം ചെയ്യുന്നു
രണ്ടാമത്തെ കോളത്തിനുവേണ്ടി ഹൈഫൻ ഫ്2
എന്റർ അമർത്തുക പാസ്തെ കമാൻഡ് ഫയലിലെ ബന്ധപ്പെട്ട പിന്നീടുള്ള വരികൾ കൂട്ടിച്ചേർക്കും നമുക്ക് ഇപ്പോൾ നംബർസ് ഡോട്ട് ടിഎക്സ്ടി കൂടാതെ മാർക്ക്സ് ഡോട്ട് ടിഎക്സ്ടി ഫയലുകൾ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാം
ടെർമിനലിലേക്ക് പോകുക
പേസ്റ്റ് നമ്പേര്സ് ഡോട്ട് ടിഎക്സ്ടി മാർക്ക്സ് ഡോട്ട് ടിഎക്സ്ടി എന്റർ ചെയ്യുക ഇപ്പോൾ മാർക്ക്സ് ഡോട്ട് txtന്റെ ആദ്യ വരിയോടൊപ്പം നംബർസ് ഡോട്ട് txtന്റെ ആദ്യ വരി കൂട്ടി ചേർന്നിരിക്കുന്നു
നമുക്ക് റിഡയറ്ക്ട് കീ ഉപയോഗിച്ച് ഈ ഔട്ട്പുട്ട് കോൺകേറ്റ്ഫിലെ ഡോട്ട് ടിഎക്സ്ടി എന്ന മറ്റൊരു ഫയലിലേക്ക് റിഡയറക്ട് ചെയ്യുവാൻ കഴിയും
ടെർമിനലിലേയ്ക്ക് പോകുക അപ് ആരോ അമർത്തുക
റിഡയറക്ട് കീ ആയ ഗ്രേറ്റർ ദാൻ ചിഹ്നം കോൺകാട്ട്ഫൈൽ ഡോട്ട് ടിഎക്സ്ടി
എന്റർ അമർത്തുക കാട്ട് കോൺകാട്ട്ഫൈൽ ഡോട്ട് ടിഎക്സ്ടി നമുക്ക് സ്ലൈഡ്സിലേക്ക് പോകാം നമുക്ക് സംഖ്യകൾ ക്രമത്തിൽ ടാബ് കൊണ്ട് ഡിലിമിറ്റഡ് ആയി പ്രിന്റ് ഔട്ട് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടങ്കിൽ നമുക്ക് ഹൈഫൻ s ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്
പേസ്റ്റ് ഹൈഫൻ s നംബർസ് ഡോട്ട് ടിഎക്സ്ടി സ്ലൈഡിലേക്ക് പോകുക സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടാക്ക് ടു അ ടീച്ചർ pപ്രോജക്റ്റിന്റെ ഭാഗമാണ് പിന്തുണക്കുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ICTഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ് ഈ റ്റുറ്റൊരിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ ഐറ്റ് ബോംബേ